വൈദ്യുതി, സ്വന്തമായിട്ട് tar road കൾ, കെട്ടിടങ്ങൾ എല്ലാം കെട്ടിപൊക്കുന്നു, ആഴ്ചകൾക്കുള്ളിൽ ആന്റിലോക്ക് നിവാസികൾ നോക്കി നിൽക്കെ അവിടെ ഒരു പട്ടണം പൊന്തിവരുന്നു, അടുത്ത മൂന്ന് വർഷത്തിനിടക്ക് അവിടെ ഗ്രാമങ്ങൾ ആശുപത്രികൾ, shopping centre, visa bar, meditation centre, airport, dam കൾ, farm കൾ എന്നിങ്ങനെ പലതും ഉയർന്നുവരുന്നു, പുല്ലുപോലും വളരാതെ കിടന്ന ആന്റിലോപ്പിലെ ആ തരിശുഭൂമിയിൽ അന്ന് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയ പട്ടണത്തെ ചൊല്ലി രജനീഷികൾക്ക് അഭിമാനം ഉണ്ടായിരുന്നുവെങ്കിലും ആ സുന്ദരമായ പട്ടണത്തിന്റെ കാഴ്ചകൾ, അതിലെ section റെയും അരാജകത്വത്തിന്റെയും അതിപ്രസരം ആന്റിലോക്ക് നിവാസികളുടെ മനസ്സിൽ അസ്വാസ്ഥ്യവും

അങ്ങനെ അവിടെ പ്രദേശവാസികളുടെ പ്രകടമായിട്ടുള്ള എതിർപ്പുകളെ വകവെക്കാതെ തന്റെ അനുയായികൾ കെട്ടിപ്പൊക്കിയ രജനീഷ് പുരത്തിലേക്കാണ് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയൊന്ന് august ഇരുപത്തിയൊൻപത്തിന് അന്ന് അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീ രജനീഷ് തന്റെ അന്ധേവാ പരിവേഷത്തോടെ കടന്നുവരുന്നത്, അപ്പോഴും ഭഗവാൻ ശ്രീ രജനീഷ് തന്റെ മിണ്ടാ വ്രതം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല, മാ അനന്തഷീല തന്നെയായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സമ്മേളനങ്ങൾക്കും സ്വരം പകർന്നുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഒരു ജീസസ് ഗ്രോ എന്ന് പേരായ ഒരു മാളികയിൽ രജനീഷിന്റെ ഏറ്റവും അടുത്ത അനുചരന്മാർക്ക് ഒപ്പം കൂടി പാർക്കുന്നു, ആ വീട്ടിൽ രജനീഷിന്റെ കൺവെട്ടത്തു താമസിച്ച അയാളെ ദൈവത്തെപ്പോലെ കണ്ട് ആരാധിച്ചു കൂടെകൂടിയ അനുയായികളിൽ പലർക്കും അന്ന് മോഹമുണ്ടായി, പക്ഷെ അവിടേക്ക് entry കിട്ടണമെങ്കിൽ ഒരു condition ഉണ്ട്, മാ അനന്തഷീല എന്തുപറയുമോ അത് അപ്പടി അനുസരിക്കും

ഓഷോയ്ക്കും അനുയായികൾക്കും ഇടയിലെ അധികാര ശ്രേണി ഒറ്റക്ക് കൈകാര്യം ചെയ്ത ആ അനന്തഷീലയ്ക്ക് ആദ്യം ജീസസ് ഗ്രോയുടെ ഉള്ളിലും പിന്നീട് രജനീഷ്‌പുരത്തിലും പോക പോകെ അമേരിക്കയിലും ലോകത്ത് എമ്പാടുമുള്ള ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുവരാൻ തുടങ്ങി. ആ ഒരു കാലത്ത് രജനീഷ്‌പുരത്തിൽ നടന്ന പല പ്രവർത്തികളും നിയമത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചുവരുത്തിയ കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ പിന്നിൽ ഈ മാ അനന്ദ ഷീലയുടെ ഒറ്റബുദ്ധി ആയിരുന്നോ അതോ അവർ രജനീഷിന്റെ തന്നെ നിർദ്ദേശങ്ങൾ ആണോ നടപ്പിലാക്കിയത് അതിന്റെപേരിൽ പിന്നീടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളിൽ അവരെ രജനീഷ് കുരുതി കഴിക്കുകയായിരുന്നോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായം ഉള്ളവരും, എന്തായാലും രജനീഷ് പുരത്തിന്റെ പ്രവർത്തനങ്ങളോട് ആന്റിലോക്ക് നിവാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന എതിർപ്പ് ഒടുവിൽ നിയമ നടപടിയായിട്ട് പുറത്തുവരുന്നു, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയൊന്ന് october മാസത്തിൽ US emigration service ത്തിന്റെ സ്‍കോട്‍ലാൻഡ് office ൽ ഈ രജനീഷുകളുടെ കുടിയേറ്റത്തെ ക്കുറിച്ച് അന്വേഷിക്കാൻ പ്രദേശവാസികളും രജനീഷിന്റെ അനുയായികളും തമ്മിലുള്ള ഒരു നീണ്ട നിയമ യുദ്ധത്തിന്, ആഡംബരത്തിന്റെ ആറാട്ടാണ് അക്കാലത്ത് ഭഗവാൻ രജനീഷ് അവിടെ രജനീഷ്‌പുരത്തിൽ നടത്തിയിരുന്നത്, അവിടെ അയാൾക്ക് തൊണ്ണൂറ്റിമൂന്ന് റോൾസ്‌റോയ്‌സ് car കളും എണ്ണമില്ലാത്തത്ര റോളക്സ് watch കളുമൊക്കെ ഉണ്ടായിരുന്നു, രജനീഷ്‌പുരം എന്ന തന്റെ സ്വപ്നം പൂർത്തിയാക്കുമ്പോഴേക്കും അവിടെ ഒരു ലക്ഷം പേരെങ്കിലും താമസമുണ്ടാകുമെന്ന് രജനീഷിന്റെ പ്രസംഗവും അന്ന് വളരെ ശ്രദ്ധേയമായിരുന്നു. അവർ പതുക്കെ പതുക്കെ അത് നേടിയെടുക്കുന്നതിന്റെ തൊട്ട് അടുത്ത് വരെ എത്തിയപ്പോഴാണ് മാ അനന്തശീല നാട്ടുകാരോട് നടത്തിയ ചില പരാമർശങ്ങൾ എല്ലാം തകിടം മറിച്ചു, ഭഗവാൻ രജനീഷിന്റെ ഇച്ഛക്ക് അനുസരിച്ച് രജനീഷ്‌പുരം കെട്ടിപ്പടുക്കാനുള്ള തന്റെ ശ്രമങ്ങൾക്ക് ഇടംകൊൽ ഇട്ട് കുറുകെ നിന്ന് ആന്റിലോക് നിവാസികളോട് മാ അനന്തശീലക്ക് അടക്കാനാവാത്ത കലിയായി. രജനീഷ് പുരത്തിലെ കെട്ടിടങ്ങൾ ഇടിച്ചു തകർക്കാൻ എത്തുന്ന കൗങ്ങിക ബുൾഡോസറുകളിൽ ഞാൻ എന്റെ ചോരകൊണ്ട് നിറം ചാർത്തുമെന്നായിരുന്നു ഷീലയുടെ ആദ്യ പ്രതികരണങ്ങളിൽ ഒന്ന്, ഈ case കൾ കോടതിയിൽ നടക്കുമ്പോൾ തന്നെ മാ അനന്തഷീല ആന്റിലോക്കിലെ ലിറ്റികൾസിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള property കൾ പലതും സ്വന്തമാക്കാൻ തുടങ്ങുന്നു, അവരുടെ town ൽ പുതുതായിട്ട് പല business കളും തുടങ്ങി, town ൽ ഉണ്ടായിരുന്ന ഒരേയൊരു cafe വിലകൊടുത്തുവാങ്ങുന്ന രജനീഷുകൾ അവിടെ ഇനി മുതൽ bacon serve ചെയ്യില്ല എന്ന് തുടങ്ങിയ പല പുതിയ മാറ്റങ്ങളും വരുത്തിയത് ആന്റിലോക്ക് നിവാസികളെ വല്ലാതെ ചൊടിപ്പിച്ചു, ഇങ്ങനെ ആന്റിലോക്കിൽ property ഒക്കെ വാങ്ങി അവിടെ business തുടങ്ങിയതോടെ രജനീഷിൽ പലർക്കും അവിടുത്തെ residents status ലഭിച്ചു, city councel ലെ തിരഞ്ഞെടുപ്പിൽ vote ചെയ്യാനും മത്സരിക്കാനുമെല്ലാം അവസരമുണ്ടായി, അതോടെ ആന്റിലോക്ക് നിവാസികളുടെ ഈർഷ്യ പരമാവധി ആകുന്നു, അവർ ആന്റി-രജനീഷ് T Shirt കൾ ധരിച്ച് കയ്യിൽ rifle കൾ ഒക്കെ ഏന്തി ആന്റിലോക്ക് town ൽ പ്രകടനങ്ങൾ നടത്തി. അവർ ചില രജനീഷി property കൾക്ക് മേൽ ആക്രമണം നടത്തുമെന്ന് സ്ഥിതിവിശേഷം വരെ ഉണ്ടാകുന്നുണ്ട്, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളോടുള്ള പ്രതികരണം എന്നോണം രജനീഷികൾ പ്രദേശവാസികളുടെ വീടുകൾക്ക് നേരെ രാത്രി flash light കൾ അടിച്ചും

ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിരണ്ട്‍ march പന്ത്രണ്ടാം തിയ്യതി രജനീഷുകൾ കൊടുത്ത appeal കോടതി അംഗീകരിച്ചു, അവരെ ആന്റിലോക്കിലേക്ക് incorporate ചെയ്യാനുള്ള തീരുമാനമായി, ഈ ഒരു വിധിയോടെ രജനീഷ് കൾട്ടിന് ആ പ്രദേശവാസികൾക്ക് മേൽ താൽക്കാലികമായെങ്കിലും ഒരു വിജയം നേടാനായി, ഈ വിജയത്തിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ഹൗസെൽ ഫെൻസ് ബോറീഗൻ എന്ന സംഘടനയുടെ കൂടെ നിന്ന പലർക്കും ഓരോ പെട്ടി chocolate വീതം ലഭ്യമായി, അതിൽ thank you for support to preserve the colombia river board എന്ന സന്ദേശം കൂടി ഉണ്ടായിരുന്നു, ഈ chocolate തിന്നവരിൽ പലരും അന്ന് രോഗബാധിതരായി, ആയിരത്തിത്തൊള്ളായിരത്തി എണ്പത്തിരണ്ട്‍ december ഇരുപത്തിമൂന്നിന് ചികിത്സക്ക് വേണ്ടി അമേരിക്കയിൽ തുടരാൻ അനുവാദം തേടി രജനീഷ് കൊടുത്ത അപേക്ഷ emigration and naturalisation service department അന്ന് തള്ളുകയുണ്ടായി, അത് ഈ കാൾട്ടിന് തിരിച്ചടിയാകുന്നു, അങ്ങനെ രണ്ടുവർഷം തമ്മിലുള്ള സംഘർഷം മുറുകിനിൽക്കുന്നതിനിടക്ക് താഴയിട്ട് ആക്രമിക്കപ്പെടുന്നു, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിമൂന്ന് july ഇരുപത്തിമൂന്നിന് രജനീഷ്‌പുരം ഉണരുന്നത് ഒരു bomb സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തോടെയാണ്, town ലെ hotel രജനീഷ് ആരോ bomb വെച്ചു തകർത്തു, സീസൺ സി പാസ്റ്റർ എന്നൊരു തീവ്രവാദി വെച്ച ഈ മൂന്ന് bomb കൾ അന്ന് അവിടെ വേടിച്ചുവെങ്കിലും bomb വെച്ച സീസന്റെ കൈ തകർന്നു എന്നതൊഴിച്ചാൽ വേറെ casuality ഒന്നും അന്ന് report ചെയ്യപ്പെടുന്നില്ല, ഈ ഒരു ആക്രമണം തങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്ന രജനീഷുകൾ അന്ന് മുതൽ വൻതോതിൽ മാരകായുധങ്ങൾ വാങ്ങിക്കൂട്ടി. സംഘടിക്കാൻ തുടങ്ങി, പരസ്യമായി വെടിവെപ്പ് പരിശീലിക്കാൻ തുടങ്ങി, അതോടെ അന്ന് വരേയ്ക്കും ധ്യാനത്തിന്റെയും മന്ത്രോച്ചാരണത്തിന്റെയുമൊക്കെ അലയൊലികൾ മുഴങ്ങിയിരുന്ന രജനീഷ് പുരവും ആന്റിലോക്കും യന്ത്രത്തോക്കുകളുടെ വെടിയൊച്ചയിൽ മുഖരിതമാകാൻ തുടങ്ങി. രജനീഷുകൾ നഗരത്തിലെ പല തെരുവുകളുടെയും പഴയ പേരുകൾ മാറ്റി ഹിന്ദു ഛായയുള്ള പുതിയ പേരുകൾ നിർമ്മിച്ചു, സ്ഥലത്തെ police station ന്റെ പേര് peace force എന്ന് അവർ മാറ്റുന്നു, അതിൽ രജനീഷുകളെ തിരുകി കയറ്റുന്നു. ഇതിന്റെ കൂടെ town ൽ സംരക്ഷണമുള്ള എല്ലാ television channel കളിലും കയറിയിറങ്ങി നടന്നുകൊണ്ട് മാ അനന്തഷീല നാട്ടുകാരെ പ്രകോപിപ്പിക്കുന്ന അഭിമുഖങ്ങൾ കൊടുത്തു, ഇതൊന്നും പോരാഞ്ഞു ആയിരത്തിത്തൊള്ളായിരത്തി എണ്പത്തിനാല് august ൽ ദി രജനീഷ് ഹ്യൂമാനിറ്റി ട്രസ്റ്റ് the rajaneesh humanity trust എന്ന രജനീഷ് NGO, അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഓടിനടന്ന് അവിടങ്ങളിലെ തെരുവുകളിൽ കഴിയുന്ന homeless എന്ന അമേരിക്കക്കാർ പറയുന്ന അശരണരായിട്ടുള്ള ആളുകളെ പണം അങ്ങോട്ട് കൊടുത്ത് ആന്റിലോക്കിൽ വന്ന് താമസിക്കാൻ നിർബന്ധിക്കുന്നു, share home project എന്ന് പേരിട്ട ആ പദ്ധതി ഒരു തരത്തിലും പൂതനയുടെ പുറത്ത് വിഭാവനം ചെയ്യപ്പെട്ട ഒന്നല്ല അത്

കോടതിയിൽ കൗണ്ടി കൊടുത്ത case ലൂടെ നിഷേധിക്കപെട്ടതോടെ ഇങ്ങനെകൊണ്ടുവന്ന ആളുകളെ രജനീഷുകൾ കയ്യൊഴിഞ്ഞു, അവർക്ക് തിരിച്ചുപോകാനുള്ള ticket പോലും കൊടുക്കാതെ അവരെ രജനീഷ്‌പുരത്തിന്റെ gate ന് പുറത്തേക്ക് ഇവർ തള്ളുന്നു, ആയിരത്തി hello ഇന്ന് നമ്മൾ പറയാൻ പോവ്ന്നത് പ്രസ്തുത നടനായ ടോവിനോ തോമസിനെ കുറിച്ചാണ് ഒരു മലയാള ചലച്ചിത്ര അഭിനേതാവും model മായാ ടോവിനോ തോമസ് അരുൺ റുഷ്ദി സംവിധാനം ചെയ്ത short film ഗ്രിസയിലാ ഇദ്ദേഹം ആദ്യം അഭിനയിച്ചത് രണ്ടായിരത്തി പത്രണ്ടിൽ സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് വന്നു ടോവിനോ തോമസ് ജനിച്ചത്ര ഇരുവത്തൊന്ന് january ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് മുപ്പത്തി അഞ്ച് വയസ്സ് ഇരിഞ്ഞാലിക്കുട കേരളം അഭിനേതാവ് സജീവകരം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇന്ന് വരെ ജീവിത പങ്കാളികൾ ജീവിത പങ്കാളികൾ ലെസിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഇദ്ദേഹത്തിന്റെ ജീവിത രേഖ advocate ഇല്ലിക്കൽ തോമസിന്റെയും ഷീലാതോമസ്സിന്റെയും ഇളയ മ ഇളയ മകനായിട്ടാണ് ടോവിനോ തോമസ് ജനിക്കുന്നത് ഇദ്ദേഹത്തിന്റെ career പ്രചോദനമായി പ്രഥമിക വിദ്യാഭ്യാസം ഇരിഞ്ഞാലക്കുട don don bosco വിദ്യാലയത്തിലും plus two വിദ്യാഭാസം ഇരിഞ്ഞാലക്കുട saint mary highersecondary school ലും പൂർത്തീകരിച്ചു ഇദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതം

സംവിധായകൻ സജീവൻ അന്തിക്കാട് ആ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ abcd american born confused desi എന്ന cinema യിൽ അഖിലേഷ് വർമ്മ സംവിധായകൻ സജീവൻ അന്തിക്കാട്

തൊട്ട് ആളുകൾ ശ്രദ്ധിക്കുക ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ august club മഹേഷ് ആയിയാണ് ഇദ്ദേഹത്തിന്റെ കഥാപാത്രം kb വേണു ആണ് സംവിധയകൻ രണ്ടായിരത്തി പതിനാല് സെവൻത് ഡേ MB ശ്യാം എന്ന കഥാപാത്രമാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് seventh day യിൽ ഇദ്ദേഹത്തിന് filmfare award ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ കൂതറ ഇദ്ദേഹത്തിന്റെ തരുൺ എന്ന കഥാപാത്രത്തിലൂടെ സംവിധായകൻ രൂപേഷ് ആണ് ഇദ്ദേഹത്തിന്റ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം രണ്ടായിരത്തി പതിനഞ്ച് ഒന്നാം ലോക മഹായുദ്ധം

രണ്ടായിരത്തി പതിനഞ്ചിൽ ചാർളി സംവിധായകൻ ജോർജ് മാർട്ടിൻ പ്രക്കാട്ട് അന്തി വിശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് പെൺകുട്ടികൾ

സംവിധായകൻ ബിനു ഗപ്പി തേജസ് വർക്കി അത്പോലെ തന്നെ ഒരു മെക്സിക്കൻ അപാരത പോൾ and അത് പോലെ തന്നെ കഥാപാത്രം കോദാതരംഗം മയനാദി ആമി നാം അഭിനിയും അനുവും അഭിയുടെ കഥ അനുവിന്റെയും മറഡോണ തീവണ്ടി ഒരു കുപ്രസിദ്ധ പയ്യൻ എന്റെ ഉമ്മാന്റെ പേര് മാരി റ്റു ലൂസിഫർ ഉയരെ വൈറസ് ലൂക്ക കൽക്കി എടക്കാട് ബറ്റാലിയൻ സീറോ സിക്സ് മിന്നൽ മുരളി forensic kilometers and kilometers അതുപോലെ തന്നെ ജാലകം അഭി ചെറുപ്പക്കാരനായിരിക്കുന്നു അഭി മർത്തൻ സഞ്ജു സഞ്ജയ് ജോജി എന്നെല്ലാം സംവിധായകരുടെ കൂടെയും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് jk ജോൺ ജിയോബേബി ജോൺ പോൾ ജോർജ് jk ടോം ബേസിൽ ജോസഫ് ആഷിഖ് ഉസ്മാൻ ആഷിഖ് അബു കമൽ ജോഷി തോമസ് ആലിങ്കൽ മധുബാൽ ജോസ് സെബാസ്റ്റിന് ബാലാജി മോഹൻ പൃഥ്വിരാജ് മനു അശോകൻ ആഷിഖ് അബു എന്ന സംവിധായാകരുടെ കൂടെയും ടോവിനോ തോമസ് എന്ന നടൻ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ filmfare award ഉം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ national award ഉം ലഭിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ award കൾ ഒന്ന് കൂടി നോക്കാം രണ്ടായിരത്തി പത് പതിനാറ് filmfare പുരസ്ക്കാരം രണ്ടായിരത്തി പതിനേഴിൽ filmfare പുരസ്ക്കാരം south രണ്ടായിരത്തി പതിനെട്ടിലും filmfare പുരസ്ക്കാരം south രണ്ടായിരത്തി പതിനേഴ് ഏഷ്യാനെറ്റ് film award international indian fil academy ഉത്സവം അഞ്ചാമത്തെ ദക്ഷിണ ഇന്ത്യ അന്താരാഷ്ട്ര movie award കളും നടൻ ടോവിനോ തോമസിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിന് collection ആയിട്ട് ആയിരത്തി അറുന്നൂർ കോടിയുടെ പടം വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഏഷ്യാനെറ്റ് award രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടനുള്ള award എല്ലാം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു വല്യ നടനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ north american film award ഉം രണ്ടായിരത്തി പതിനേഴിൽ

കൊറേ അധികം award കൾ ലഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇദ്ദേഹം ഏകദേശം നാൽപ്പത്തി അഞ്ച് cinema യോളം ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ തന്നെ പത്തോളം cinema യിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുവാതോന്നിൽ ആണ് പ്രശംസിച്ചത് എബിസിഡി എന്ന cinema ഇദ്ധെ ഇദ്ദേഹത്തിന് വലിയ വെളിച്ചമാണ് വന്നെത്തിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ മറഡോണ എന്ന cinema യിലും ഇദ്ദേഹത്തിന് filmfare award ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജോ ആലീസ് എന്നും മകന്റെ പേര് ജോൺ എന്നും ആണ് ഇദ്ദേഹം ജെനിച്ചിട്ടുള്ളത് തൃശ്ശൂർ ഇരിഞ്ഞാലികുടയിലാണ് മുന്നേ ഇടെ ഇദ്ദേഹം america instutute ലെ ലേക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ keral state youth commission ഉം ജ്ഞാന film award ഉം മഴവിൽ entertainment award ഉം alberta film festival award ഉം south indian international movie award ഉം award ഉം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട സിദ്ധാർഥ് സഞ്ജിത് എന്ന award ഉം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ ഇദ്ദേഹത്തിന് കുറെ ഏർ വിമർശിച്ചുണ്ടെങ്കിലും ഇന്ന് അയാൾ ഏർ മലയാള industry യിലെ വലിയെ ഒരു അറിയപ്പെടുന്ന നടനാണ് ഇദ്ദേഹത്തിന് പല award കളും ലഭിച്ചിട്ടുണ്ട് ടോവിനോ തോമസ് ജനിച്ചിട്ടുള്ളത് ഇരിഞ്ഞാലിക്കുടയിലാണ് ഏർ ഇദ്ദേഹത്തിന്റെ ജീവിത രേഖ നമ്മക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു മലയാള ചലച്ചിത്ര അഭിനേതാവു model മാണ് ടോവിനോ തോമസ് അരുൺ ഗുസ്തി സംവിധാനം ചെയ്ത shortfilm ലൂടെ ആണ് ഇദ്ദേഹം അരങ്ങേറ്റം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് വന്നു ജനനം ടോവിനോ തോമസ് രണ്ടായിരത്തി പ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുവതി ഒന്നിലും ഇദ്ദേഹത്തിന് award കൾ ലഭിച്ചിട്ടുണ്ട് ഇനി ഇദ്ദേഹത്തിന്റെ ജനനം നോക്കിയാൽ ഇരുവത്തൊന്ന് janvary ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് ഇരിഞ്ഞാലികുട കേരളം ഇദ്ദേഹത്തിന്റെ തൊഴിൽ നേതാവ് സജീവ കാലം രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ന് വരെ ജീവിത പാങ്കാളികൾ ലിസിയ രണ്ടായിരത്തി പതിനാല് മുതൽ ഇനി ഇദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതം പ്രമാണം ടോവിനോ തോമസ് കഥാപാത്രം ചെഗ്വേര സുനീന്ത്രം cinema രണ്ടായിരത്തി വർഷം രണ്ടായിരത്തി പന്ത്രണ്ടേ പപ്രഭുവിന്റെ മക്കൾ പിന്നെ a b c d പിന്നെ ഓഗസ്റ്റ് ക്ലബ് സെവൻത് ഡേ കൂതറ ഒന്നാം ലോക മഹായുദ്ധം അത് പോലെ തന്നെ ചാർലി മൺസൂൺ മംഗോസ് രണ്ട് പെൺകുട്ടികൾ ഗപ്പി എസ്ര ഒരു മെക്സിക്കൻ അപാരത ഗോദ എന്ന cinema യിലൂടെല്ലാം ഇദ്ദേഹം

തീവണ്ടി ചലച്ചിത്രം ഒരു കുപ്രസിദ്ധ പയ്യൻ എന്റെ ഉമ്മാന്റെ പേര് മാരി two ലൂസിഫർ ഉയരെ വൈറസ് oscar ഗോസ്റ്റു കൽക്കി എടക്കാട് ബറ്റാലിയൻ zero six kilometers and kilometers ജീവിത രേഖ പ്രഭുവിന്റെ മകൾ a b c d august club ഒന്നാം ലോക മഹായുദ്ധം എന്നും നിന്റെ മൊയിദീൻ ചാർലി മൺസൂൺ മാങ്കോസ് രണ്ട് പെൺകുട്ടികൾ ഡ്രസ്സ് ചലച്ചിത്രം ഗപ്പി എസ്ര ചലച്ചിത്രം ഒരു മെക്സിക്കൻ അപാരത ആമിനം അഭിയും അനുവും അഭിയുടെ കഥ അനുവിന്റെയും മറഡോണ തീവണ്ടി കുപ്രസിദ്ധ പയ്യൻ എന്റെ ഉമ്മാന്റെ പേര് മാരിട്ടു ലൂസിഫർ ഉയരെ virus and the oscar goes കൽക്കി എടക്കാട് ബറ്റാലിയൻ zero six മിന്നൽ മുരളി forensic kilometers and klilometers അതുപോലെ തന്നെ ജാലകമായിട്ടുള്ള പാട്ടുകൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് ഇദ്ദേഹം വലിയ അഭിനേതാവാണ് മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനേതാവാണ് നടൻ ടോവിനോ തോമസ് ടോവിനോ തോമസ് ജനിച്ചിട്ടുള്ളത് ഇരിഞ്ഞാലി കുടയിലാണ് ഇദ്ദേഹത്തിന് ആലീസ് എന്ന ഭാര്യയെ രണ്ടായിരത്തി പതിനാലിൽ കല്യാണം കഴിച്ചു അദ്ദേഹത്തിന്റെ പുരസ്‌ക്കാരങ്ങൾ ഇനി നമ്മക്ക് ഒന്ന് നോക്കാം പ്രഭുവിന്റെ മക്കൾ a b c d american born confusing august club youtube

രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനേഴിന് തന്നെ നാല് cinema യിലാണ് നടൻ ടോവിനോ തോമസ് അഭിനയിച്ചിട്ടുള്ളേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുവത് രണ്ടായിരത്തിഇരുവത്തൊന്നി ഏർ ഇദ്ദേഹത്തിന് national award ഉം അതുപോലെ തന്നെ filmfare award ഉം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹം നാല് cinema യിൽ തമിഴ് cinema യിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെലുങ്കിൽ ഒരു cinema യിലും അഭിനയിച്ചിട്ടുണ്ട് മലയത്തിൽ ഒട്ടേറെ cinema യിൽ അഭിനയിച്ച മഹാനടനാണ് ഇദ്ദേഹം മഹാനടൻ എന്ന award ഉം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചിട്ടുണ്ട് ആദ്യം ഇദ്ദേഹത്തെ കൊറേ വിമർശിച്ചുണ്ടെങ്കിലും ഇപ്പോൾ ഇദ്ദേഹം വലിയെ നടനാണ് ഇദ്ദേഹത്തിന്റെ ജനനം ടോവിനോ തോമസ് ഇരുവത്തൊന്ന് january പതിനെട്ടിലാണ് ജനിച്ച രണ്ട തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജനിച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ച് വയസ്സ് ലിസിയെ രണ്ടായിരത്തി പതിനഞ്ച് കൂതറ ചാർലി രണ്ട് പെൺകുട്ടികൾ എന്ന ചിത്രത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ടോവിനോ തോമസ് എന്ന നായകനെ Hello ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം സൈനിക സഹായ വ്യവസ്ഥയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയിലെ Company governor general ആയ General ആയി അധികാരം ഡൽഹൌസി പ്രഭുവിൻറെ പ്രവർത്തന ഉദ്ദേശം ഇന്ത്യയിൽ Company യുടെ മേധാവിത്തം കൂടുതൽ പ്രദേശികങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതായിരുന്നു നക്സൽ യുദ്ധത്തിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ കാലഘട്ടത്തിൽ തങ്ങളുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ബോധം ത്തിൻറെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിൽ മാത്രമാണ് Indian പ്രദേശങ്ങൾ കീഴടക്കി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കു പ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ശക്തരായ നാട്ടുരാജ്യങ്ങളാൽ നാട്ടുരാജ്യ ഭരണാധികാരികളെ വളരെ പ്രകോപിതരായി ശക്തരായി നാട്ടുരാജ്യ ഭരണാധികാരകക്ക് പ്രകോപിതരാക്കാൻ അവർ അവസരം നൽകിയിരുന്നില്ല എന്നാൽ ഡെൽഹൌസിയുടെ ഓടെ ഇന്ത്യയുടെ Company ഭരണത്തിൻറെ Company ഭരണത്തിൻറെ സമീപനം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 ഒര് ഭൂഖണ്ഡത്തെ മൊത്തം മൊത്തത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഒര് British indian സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു അതുനുവേണ്ടിയുള്ള പദ്ധതികൾ രൂപീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ഒരു British ആധിപത്യ വികസനത്തിനുവേണ്ടി വ്യത്യസ്ത രീതികളാണ് നടപ്പിലാക്കിയത് ഒന്ന് Indian പ്രദേശി പ്രദേശങ്ങൾ നേരിട്ടാക്രമിച്ച് കീഴടക്കുക രണ്ട് നേരത്തെ തന്നെ Company മേധാവിത്തം അംഗീകരിച്ച പ്രദേശം Company പ്രദേശങ്ങളോട് കൂട്ടിച്ചേർക്കുക മൂന്ന് സഹായവ്യവസ്ഥ ഇതിൽ മൂന്നാമത്തേതായിരുന്നു പ്രധാനം ഇന്ത്യയുടെ നാട്ടുരാജാക്കൻമ്മാർ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് സഹ സഹായ വ്യവസ്ഥ അവതരിപ്പിച്ചത് മറ്റു രാജ്യ രാജാക്കന്മാരുടെ അക്രമ ഭീക്ഷണിയിൽ നിന്നും നാട്ടുരാജ്യങ്ങളെ സംരക്ഷിക്കാൻ Company തയ്യാറാണെന്ന് ലളിതവും എന്നാൽ ഗൂഢ ഗൂഢവുമായി പദ്ധതിയായിരുന്നു ഇത് Company യുടെ സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യങ്ങൾ പുറത്ത് നിന്നും ഉണ്ടാവാ നിടയുള്ള അക്രമണ അക്രമങ്ങളിൽനിന്നും Company സൈന്യം സംരക്ഷണം നൽകുമെന്ന് ഡെൽഹൌസിയുടെ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

Company സൈന്യത്തെ തലസ്ഥാനത്ത് നിലനിർത്തുന്നതോടെ നാട്ടു രാജ്യങ്ങൾ അവരുടെ സൈന്യത്തെ പിരിച്ചുവിടുന്നു ഡെല്ലസിയു ഡെല്ലസിയുടെ സഹായവ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യങ്ങൾ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 Company പട്ടം പട്ടാളത്തെ സ്വന്തം രാജ്യത്തിനു നിലനിർത്തുന്നതിന് കപ്പം കൊടുക്കുന്നു അതി നാട്ടുരാജ്യങ്ങൾ നേരത്തെ തന്നെ നടപ്പിലാക്കി ഇരുന്നുവെങ്കിലും അതൊരു നിയമമായി അംഗീകരിച്ച് വ്യവസ്‌ രോഗിതമാക്കിയത് ഡൽഹസിയു ആണ് നിശ്ചയിക്കപ്പെട്ട Subsidy നല്കാൻ കഴിയാത്ത നാട്ടു രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻറെ ചില പ്രദേശങ്ങൾ Company ക്ക് വിട്ടുകൊടുത്താലും മതിയായിരുന്നു നാട്ടുരാജ്യങ്ങൾ തലസ്ഥാനങ്ങൾ നിയോഗിക്കപ്പെടുന്ന British president ഭരണ കാര്യങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെടുക ഇടപെട പെടുകയില്ലെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു എങ്കിലും പ്രയോഗി ഗിതമ പ്രയോഗിതലത്തിൽ

സ്വന്തം കൈകൾ ഒതുക്കുകയും ചെയ്തു എന്നാൽ അനാവശ്യമായ ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ കഴിയാതെ നാട്ടുരാജ്യ ഭരണാധികാരി നിസ്സഹരായി മാറി കാരണം സ്വന്തം തലസ്ഥാന നഗരിയിൽ തന്നെ നിലയി നിലയുറപ്പിച്ച Company സൈന്യത്തിൻറെ മൗന ഭീഷണിയിലായിയുന്നു അവർ ഇന്ത്യയിലെ British സാമ്രാജ്യം വികസനം പ്ര പ്രക്രിയക്ക് വേഗം കൂട്ടുകയായിരുന്നു വെല്ലസ്സിയുടെ സഹായവ്യവസ്ഥ ഈ വ്യവസ്ഥ അംഗീകരിച്ച Indian നാട്ടുരാജ്യങ്ങൾ അതോടെ British company ആശ്രിത ഭരണാധികാരികളായി മാറി Company സൈന്യം തലസ്ഥാന നഗരിയിൽ ആസ്ഥാനം ഉറി പ്പിച്ചതോടെ ഉപ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 സ്വന്തമായി സൈന്യം പോലും ഇല്ലാതെ അവർ Company യുടെതയ ഭരണം നടത്തുന്ന പാവങ്ങളായി മാറി സൈനിക ശക്തി നഷ്ട്ടപ്പെട്ട ഭരണാധികാരികൾ യഥാർത്ഥ തരത്തിൽ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

Company സൈന്യത്തെ സ്വന്തം തലസ്ഥാന നഗരത്തിൽ നഗരിയിൽ നിലനിർത്താനായി വൻ തുക Company ക്ക് നൽകി Company അടി അടിക്കടി തുക വർദ്ധിപ്പിച്ചതോടെ അത്രയും തുക കൊടുക്കാൻ കഴിയാതെ നൈസാം തൻറെ രാജ്യത്തിൻറെ ചില പ്രദേശങ്ങൾ വിട്ടു കൊടുക്കാൻ നിർബന്ധിതനായി ആയിരത്തി എണ്ണൂറ്റിയൊന്നിൽ അവ തിലെ നെവാബായിരുന്ന രണ്ടാമൻ രണ്ടാ മതായി സഹ സഹായ വ്യവസ്ഥ സ്വീകരിച്ച നാട്ടുരാജാവ് തുടർന്ന് സ മൈസൂർ തിരുവിതാംകൂർ കുർച്ചി മാറാത്തെ ഭരണാധികാരികളും സഹായ വ്യവസ്ഥയിൽ അങ്ങ അംഗമായി അംഗങ്ങളായി അതോടെ ഈ നാട്ടുരാജ്യ ഭരണാധികാരികൾക്ക് അവരുടെ സ്വ അവരുടെ സ്വാതന്ത്രം നഷ്ടമായി Company യുടെ നിർബന്ധത്തിൽ വഴങ്ങാതെ സഹായ വ്യവസ്ഥയിൽ നിരാകരിച്ച ഭരണാധികാരികളായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ അതിൻറെ പേരിൽ Company ടിപ്പു സുൽത്താനെതിരെ യുദ്ധം നടത്തുകയും ആയിരത്തി ഏയ്ന്നൂറ്റി തൊണ്ണൂറ്റിയേയിൽ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ടിപ്പു സുൽത്താൻറെ മരണ ശേഷം മൈസൂർ

രാജ്യത്തെ രണ്ടായി വിഭചിച്ച ഡൽഹസ്സി ഒരു ഭാഗം Company ക്കും മറ്റൊരു ഭാഗം ഹൈദരാബാദ് നിസാമിനും വിഭചിച്ചു കൊടുക്കുകം മറുഭാഗം മൈസുരുള്ള പഴയ ഹിന്ദു രാജവംശത്തിൻറെ പേ പിന്മുറക്ക ക് നൽകുകയും ചെയ്തു എപ്പോൾ വേണമെങ്കിലും മൈസൂരിലെ ഭരണ Company ക്ക് നേരിട്ടേറ്റെടുക്കാം എന്ന വ്യവസ്ഥ അംഗീകരിച്ചു കൊണ്ട് പുതിയ ഭരണ പുതിയ ഭരണാധികാരി മൈസൂറിലെ രാജാവായി തീർന്നു തീർന്നത് മറാത്തയിലെ പേർഷ്യയും സഹായ വ്യവസ്ഥയിൽ അംഗമാകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് Company യുമായി ദീർഘകാല യുദ്ധം നടത്തേണ്ടി വന്നു ഡൽഹസ്സിയുടെ സഹായ വ്യവസ്ഥ English company യുടെ ഇന്ത്യയിലെ പരമോന്നത ശക്തിയായി മാറി സാമാജ്യ രൂപീകരണ പ്രക്രിയയുടെ സമർ സമർ സമർത്ഥമായ ക മായിരുന്നു സഹായ സഹായ വ്യവസ്ഥ വ്യവസ്ഥ അംഗീകരിച്ചു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റും മറ്റുള്ളവയുടെ ചെലവിൽ English സൈന്യത്തെ നിലനിർത്താനും അധികാരം സ്ഥാപിക്കാനും Company ക്ക് Company സൈന്യത്തിന് നിർത്താനും അധികാരം സ്ഥാപിക്കാനും Company ക്ക് കഴിഞ്ഞു തലസ്ഥാന ന്നെ സൈന്യത്തില് നിർത്തിയിരുന്നത് കൊണ്ടും എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് നാട്ടുരാജ്യങ്ങളും Company യുടെ നേരിട്ട് നിയന്ത്രണത്തിയ കൊണ്ടു വരാനും Company എൻറെ വിഷയം കഴിഞ്ഞു ഇത്രേം പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്ക്കാരം ഇന്നത്തെ വാർത്ത. ഡൽഹി അപകീർത്തിയായ case ൽ സുപ്രീംകോടതി ശിക്~ ശിക്ഷിച്ചതോടെ MP സ്ഥാനത്തുനിന്ന് രാഹുൽ ഗാന്ധി അയോഗ്യനായെന്ന് സഭ ലോകസഭ secretariat വിജ്ഞാപനമിറക്കി. ഇതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പതിനെട്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തി. ഇതുവരെ മുഖം തിരിച്ചുനിന്ന ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയും തൃണമൂൽ തെലങ്കാന മുഖ്യമന്ത്രി k ചന്ദ്രശേഖര റാവുവും brs രാഹുലിനെതിരെ നടപടിയെ അപലപിച്ചതും പ്രതിപക്ഷ നിരയിൽ ഐക്യ രൂപ പ്പെടുത്തിയത്തിനു സൂചനയായി. സീതാറാം യച്ചൂരി, ശരദ് പവാർ, അരവിന്ദ് കെജ്‍രിവാൾ mk സ്റ്റാലിൻ, അഖിലേഷ് യാദവ് തുടങ്ങിയവരും രാഹുലിനെ പിന്തുണച്ചു. കേന്ദ്രത്തെ രൂപെ~ രൂക്ഷമായി വിമർശിച്ചതും രംഗത്തുവന്നു. cpi ജനതാദൾ, rjd, ശിവസേന, , മുസ്‍ലിം ലീഗ്, , കേരളാ കോൺഗ്രസ് മാണി, dmk നാഷണൽ കോൺഗ്രസ്സ് bsp എന്നിവയും പിന്തുണ വ്യക്തമാക്കി. രാഹുലിനെതിരെ നടപടിയിൽ പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെടും. parliament ല്‍ നിന്നും തൃണമൂൽ ഒഴികെ പതിനേഴ്‌ കക്ഷികളിലെ mp മാർ പ്രകടനത്തി~ പ്രകടനം നടത്തി. ഇവരെ custody യിൽ എടുത്ത police അഞ്ചുമണിക്കൂർ station ൽ അടച്ചുവെച്ചു. ആദ്യമായാണ് രാഹുലിനുവേണ്ടി പ്രതിപക്ഷ നിരയിലെ പ്രമുഖർ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നത്. bjp യെ നേരിടാൻ അഭിപ്രായവ്യത്യാസങ്ങൾ മാറ്റിവച്ചു മറ്റു പ്രതിപക്ഷ കക്ഷികളുമായി സംസാരിക്കുകയെന്ന നിലപാടിലാണ് കോൺഗ്രസ്സ്. പ്രതിപക്ഷത്തെ അടിച്ചമർത്താന്‍ cbi, enforcement director ചെയ്യുകെന്നും ആരോപിച്ചു കോണ്‍ഗ്രസ്സിന്‍റെ നേതൃത്വത്തിൽ പതിനാലു കക്ഷികൾ national agency കളുടെ case കള്‍ arrest, remand, ജാമ്യം എന്നിവയില്‍ രേഖ വേണമെന്നുമാവശ്യപ്പെട്ട് april end നു വാദം കേള്‍ക്കും. കോണ്‍ഗ്രസ്സിനെ ഒഴിവാ~ ക്കുന്നതിനുള്ള മൂന്നാം മുന്നണി എല്ലാ ആശയ വിന്‍ ഷിക്കുന്ന തൃണമൂല്‍, സമാജ് വാദി party, ആം ആദ്മി party drs എന്നിവ ത്തിനൊപ്പം അണിചേര്‍ന്നു. ശ്രദ്ധേയമായി dmk rjde rjd ശിവ് സേന, ഉദ്ദവ് താക്റെ first ഉം jma നേതാവ് cpmcpi national congress എന്നിവയാണ് ആദ്യമായിട്ട് മറ്റു കക്ഷികള്‍ക്ക് കോണ്‍ഗ്രസ്സിനു പുറമെ നിന്നു തുടങ്ങിയ party കള്‍ കേരള സര്‍വ്വകലാശാല senate ല്‍ പതിനഞ്ചഗങ്ങളെ chancellor ആയ governor ആരിഫ് മുഹമ്മദ്‌ ഖാന്‍ പുറ~ പുറത്താക്കിയനടപടിയെ ഹൈകോടതി റദ്ദ് ആക്കാനനുമതി. search committee യെ രൂപീകരിച്ചതിന് അതില്‍ സ്വന്തം nominee യെ convenor ആയി നിയമിച്ചതുമായ chancellor റുടെ ഉത്തരവുകളും justic സതിഷ് റദ്ദാക്കി. senate അംഗങ്ങള്‍ക്കെതിരെ chancellordoctor of സിദ്ദാന്തം ഉപയോഗിച്ച് ഹൈ കേഷണമായ ദുരുദ്ദേശത്തോടെയാണോ ഇനി കൈകാര്യം ങ്ങളാണ് കോടതി പരിശോധിച്ചത്. chancellor കളുടെ നടപടി ദുരുദ്ദേശപമാണെന്ന വാദം ഹര്‍ജിക്കാര്‍ക്കില്ല എന്നാല്‍ നടപടിയായി ഏകപക്ഷീയമാണെന്ന കോടതി എന്തെങ്കിലും നിയമ വിരുദ്ധ പ്രവര്‍ത്തിയുടെ പേരിലോ വ്യക്തിപരമായ കാരണത്താലോ അല്ല. മുന്‍വിധിയുടെ അടിസ്ഥാനത്തിലാണ്. senate അംഗങ്ങളെ chancellor പുറത്താകിയത് തന്നും. നാമ നിര്‍ദ്ദേശം ചെയ്ത അംഗങ്ങള്‍ തന്‍ടെ താല്‍പര്യത്തിനു വിരുദ്ധമായി പ്രവര്‍ത്തിച്ചില്ലെന്നും അതിനാല്‍ സര്‍വ്വകലാശാല

ച്ചെന്നുമാണ് chancellor റുടെ വാദം. എന്നാല്‍ സര്‍വ്വകലാശാല നിയമത്തിലെ nominee മേലധികാരിയുടെ വക്താവോ agent ഓ അല്ല. nominee യുടെ കുറിച്ച് chancellor ക്ക് തെറ്റിദ്ധാരണയുണ്ട്. official അംഗമായി nomination സംബന്ധിച്ച പ്രകാരം പിന്‍വലിക്കാനാവില്ലെന്നും ഹൈ കോടതി ചൂണ്ടി കാട്ടി. kerala high കോടതി മുതിര്‍ന്ന judge വിനോദ് ചന്ദ്ര ബാബു പട്നായിക് chief justice ആയി നിയമിച്ചു. കേന്ദ്ര വിജ്ഞാനം മിറക്കി സ്വദേശിയായ വിനോദ് ചന്ദ്ര രണ്ടായിരത്തി പതിനൊന്നിലാണ് ഹൈ കോടതി judge യായത്. justice വി~ chief justice വിനോദ് ചന്ദ്രയെ k വിനോദ് നിയമനവുമായി ചന്ദ്രന്‍ ബന്ധപെട്ട് collegium മുന്‍പ് നല്‍കിയ പല ശുപാര്‍ശകളില്‍ കേന്ദ്ര സര്‍ക്കാര്‍ ആനുകൂല്യം തീരുമാനിക്കണ്ടിയിരുന്നു. ഇന്നലെ സതിഷ് chief justice ആയി നിയമിച്ചു. ന്യൂഡല്‍ഹി പുതിയ ആദായനികുതി scheam മില്‍ ഭാഗമാവുന്നവര്‍ക്ക് ഏഴു ലക്ഷം രൂപ അല്‍പം യാണ്. വരുമെങ്കിലുമായ അധിക തുകക്ക് നികുതി നല്‍കേണ്ടതില്ല. ഇത് സംബന്ധിച്ച ഭേദഗതി കേന്ദ്രം ധന bill വരുത്തിയ april ഒന്നു മുതല്‍ പ്രാപല്യത്തില്‍ വരും. പുതിയ scheam അനുസരിച്ച് ഏഴുലക്ഷം രൂപവരെ ഉള്ളവരും ആനുകൂല്യത്തിനുള്ള നികുതി നല്‍കേണ്ടതില്ല. എന്നാലും അതിനു മുകളിലുള്ള ചെറിയ തുകക്കു പോലും ഉയര്‍ന്ന നികുതി ബാധ്യത വരുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. വരുമാനം ഏഴുലക്ഷം രൂപയില്‍ എങ്കില്‍ രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ നികുതി വരും. ഇത്~ ഇതൊഴിവാക്കാനുള്ള ഭേദഗതി ഇതനുസരിച്ച് വിലയിരുത്തല്‍ സംസ്ഥാനത്ത് online വഴിയുള്ള അനധികൃത സമ്പന്ന ജീവിതം. മനുഷ്യരാകാന്‍ ജീ~ തന്നു പരാതി പ്രയോജനപ്പെടാനുമുള്ള അവസരമാണ് റംസാന്‍ ഭൌതിക ജീവിതം നമ്മളാല്‍ സമ്പന്നമാകുന്ന മാര്‍ഗ്ഗങ്ങളായി പ്രവാചകന്‍ ഇങ്ങനെ പറഞ്ഞു. അഞ്ചു ഘടകങ്ങള്‍ ജീവിതത്തില്‍ സംഭവിക്കുമെന്നും മുമ്പ് നമ്മളില്‍ ധാരാളമായി ഈ അഞ്ചു ഘടകങ്ങള്‍ മുന്‍പ് സമ്പന്നത തിരക്കി മുന്‍പൊഴി ആലനല്ലോരില്‍ ഇന്നലെയുണ്ടായ football കളിയില്‍ sports club രണ്ടു goal നു വിജയം നേടി. ഇന്നലെ നടന്ന ഭാരതപ്പുഴയിലെ നീന്തല്‍ മത്സരം വന്‍ വിജയകരമായി. മണ്ണാര്‍ക്കാട് പാതയിലുള്ള cctv

വാഴ നശിച്ചു. കണ്ണമുണ്ട് പുഴയിലെ പാലം തകര്‍ന്നതായി report ചെയ്തിട്ടുണ്ട്. കേരള സര്‍വ്വകലാശാല senate ല്‍ പതിനഞ്ചഗംങ്ങളെ chancellor ആയ governor ആരിഫ് മുഹമ്മദ്‌ ഖാന്‍ പുറത്താകിയ നടപടി ഹൈ കോടതി റദ്ദാക്കി. vice chancellor രുടെ നിയമ

chancellor doctor of flower സമിതി സിദ്ധാന്തം ഉപയോഗിച്ച് എകപക്ഷീയമാണോ എന്നീ കാര്യങ്ങളാണ് കോടതി പരിശോധിപ്പിക്കാന്‍. chancellor റുടെ നടപടി